എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ
നമസ്ക്കാരം ഇന്ന് മൻ കി ബാത്തിന്റെ മറ്റൊരു അദ്ധ്യായവുമായി നമ്മൾ ഒത്തുചേരുകയാണ്
ഇത് 2022 ലെ മൻ കി ബാത്തിന്റെ ആദ്യത്തെ അദ്ധ്യായമാണ്
ഇന്ന് നമുക്ക് വീണ്ടും നമ്മുടെ രാജ്യത്തെയും ദേശവാസികളെയും ശുഭചിന്തകളിലേക്കും സാമൂഹിക പ്രയത്നങ്ങളിലേക്കും നയിക്കുന്ന ചർച്ചകൾ കൂടുതലായി നടത്തേണ്ടതുണ്ട്
ഇന്ന് നമ്മുടെ ആദരണീയനായ മഹാത്മാഗാന്ധിജിയുടെ പുണ്യ ദിവസം കൂടിയാണ്
ജനുവരി 30 എന്ന ഈ ദിവസം ഗാന്ധിജി നൽകിയ ചില പാഠങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു
ഏതാനും ദിവസങ്ങൾക്കും മുൻപാണ് നമ്മൾ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചത്
ഡൽഹിയിലെ രാജവീഥിയിൽ നമ്മിൽ ഓരോരുത്തരിലും അഭിമാനവും ഉത്സാഹവും നിറച്ചുകൊണ്ട് രാജ്യത്തിന്റെ ശൌര്യത്തിന്റെയും വൈദഗ്ധ്യത്തിന്റെയും ദൃശ്യങ്ങൾ കണ്ടു
ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചുകാണും ഇനി റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ ജനുവരി 23 അതായത് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനത്തിൽ ആരംഭിക്കുകയും 30 ജനുവരി അതായത് ഗാന്ധിജിയുടെ പുണ്യദിനം വരെ നീണ്ടു നിൽക്കുകയും ചെയ്യും
ഇന്ത്യാഗേറ്റിൽ നേതാജിയുടെ ഡിജിറ്റൽ പ്രതിമയും സ്ഥാപിച്ചിട്ടുണ്ട്
ഈ കാര്യങ്ങളെ എപ്രകാരമാണോ രാജ്യത്തെ ജനങ്ങൾ സ്വീകരിച്ചത് രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും സന്തോഷത്തിന്റെ അലയടികൾ ഉയർന്നത്
ഓരോ ദേശവാസിയും അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് നമുക്കൊരിക്കലും മറക്കാനാവില്ല
പ്രിയപ്പെട്ടവരെ സ്വാതന്ത്ര്യത്തിന്റെ അമൃതോത്സവവേളയിൽ രാജ്യത്തിന്റെ പ്രയത്നങ്ങളെ നമ്മുടെ ദേശീയ പ്രതീകങ്ങളിലൂടെ നാം പുനപ്രതിഷ്ഠിക്കുകയാണ്
ഇന്ത്യാഗേറ്റിനു സമീപത്തെ അമർ ജവാൻ ജ്യോതിയും അതിനടുത്തുതന്നെയുള്ള ദേശീയ യുദ്ധസ്മാരകത്തിൽ തെളിയിച്ചിരിക്കുന്ന ജ്യോതിയും ഒന്നിച്ചു ചേർത്തത് നമ്മൾ കണ്ടു
ഈ വികാരനിർഭരവേളയിൽ എത്രയോ ദേശവാസികളുടെയും രക്തസാക്ഷി കുടുംബാംഗങ്ങളുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു
ദേശീയ യുദ്ധസ്മാരകത്തിൽ സ്വാതന്ത്ര്യത്തിനുശേഷം രക്തസാക്ഷികളായ എല്ലാ ജവാന്മാരുടെയും പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്
ചില മുൻ സൈനികർ എനിക്ക് കത്തെഴുതി പറഞ്ഞിരുന്നു
രക്തസാക്ഷികളുടെ ഓർമ്മയ്ക്ക് മുന്നിൽ തെളിയിച്ചിരിക്കുന്ന അമർജവാൻ ജ്യോതി രക്തസാക്ഷികളുടെ അമരത്വത്തിന്റെ പ്രതീകമാണ്
സത്യത്തിൽ അമർജവാൻജ്യോതി പോലെ നമ്മുടെ രക്തസാക്ഷികൾ ചെലുത്തുന്ന സ്വാധീനവും അവരുടെ സംഭാവനകളും അനശ്വരമാണ്
ഞാൻ നിങ്ങളോരോരുത്തരോടും പറയുകയാണ്
അവസരം ലഭിക്കുമ്പോഴെല്ലാം തീർച്ചയായും ദേശീയയുദ്ധസ്മാരകത്തിൽ പോകണം
നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും കുട്ടികളെയും തീർച്ചയായും കൊണ്ടു പോകണം
അവിടെ നിങ്ങൾക്ക് വ്യത്യസ്തമായ ഊർജ്ജവും പ്രചോദനവും അനുഭവിക്കാൻ കഴിയും
പ്രിയപ്പെട്ടവരെ അമൃതോത്സവത്തിന്റെ ഈ ആഘോഷങ്ങൾക്കിടയിൽ ഒരുപാട് പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളും വിതരണം ചെയ്യാൻ സാധിച്ചു
അതിലൊന്ന് പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാർ ആണ്
ഈ പുരസ്കാരങ്ങൾ ചെറിയ പ്രായത്തിൽതന്നെ സാഹസികവും പ്രചോദനാത്മകവുമായ കാര്യങ്ങൾ ചെയ്ത കൊച്ചുകുട്ടികൾക്കു കിട്ടി
നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീട്ടിൽ ചെന്ന് ഈ കുട്ടികളെക്കുറിച്ച് തീർച്ചയായും പറയണം
ഇതിൽനിന്ന് നമ്മുടെ കുട്ടികൾക്ക് പ്രചോദനം ലഭിക്കുകയും അവരുടെ ഉള്ളിൽ രാജ്യത്തിന്റെ പേര് പ്രകാശമാനമാക്കുന്നതിനുള്ള ഉത്സാഹം ഉണ്ടാകുകയും ചെയ്യും
രാജ്യത്തെ ഇത്തവണത്തെ പത്മപുരസ്കാരങ്ങളുടെയും പ്രഖ്യാപനമുണ്ടായി
പത്മപുരസ്കാരങ്ങൾ ലഭിച്ച പലരെയും കുറിച്ച് വളരെ കുറച്ചു ആൾക്കാർക്ക് മാത്രമേ അറിയൂ
ഇവർ സാധാരണക്കാരായിരുന്നിട്ടും അസാധാരണ കാര്യങ്ങൾ ചെയ്ത നമ്മുടെ രാജ്യത്തെ അൻസങ് ഹീറോസ് ആണ് അതിലൊരാളാണ് പത്മശ്രീ പുരസ്കാര ജേതാവായ ഉത്തരാഖണ്ഡിലെ ബസന്തിദേവി
ഒരുപാട് കഷ്ടപാടുകളിലൂടെയാണ് ബസന്തിദേവിയുടെ ജീവിതം മുന്നോട്ടുപോയത്
ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ ഭർത്താവ് മരിച്ചു
അതിനുശേഷം ഒരാശ്രമത്തിലാണ് അവർ താമസിച്ചത്
അവിടെ താമസിച്ചു അവർ നദീസംരക്ഷണത്തിനു വേണ്ടി സമരം ചെയ്യുകയും പ്രകൃതിസംരക്ഷണത്തിന് ഒരുപാട് സംഭാവനകൾ നൽകുകയും ചെയ്തു
സ്ത്രീശാക്തീകരണത്തിനുവേണ്ടിയും അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു
അതുപോലെതന്നെ മണിപ്പൂരിലെ 77 വയസ്സുള്ള ലോറൈബംബിനോദേവി വർഷങ്ങളായി മണിപ്പൂരിൽ ലിബാ ടെക്സ്റ്റൈൽ ആർട്ട് സംരക്ഷിച്ചുവരുന്നു
അവർക്കും പത്മശ്രീ പുരസ്കാരം ലഭിച്ചു
മധ്യപ്രദേശിലെ അർജൻസിംഗിന് ബൈഗാ ആദിവാസി നൃത്തത്തെ പരിചയപ്പെടുത്തിയതിനാണ് പുരസ്കാരം ലഭിച്ചത്
പത്മപുരസ്കാരം ലഭിച്ച മറ്റൊരു വ്യക്തിയാണ് ശ്രീമാൻ അമായീമഹാലിംഗാനായിക്
ഇദ്ദേഹം കർണ്ണാടകക്കാരനായ കൃഷിക്കാരനാണ്
കുറച്ചുപേർ ഇദ്ദേഹത്തെ ടണൽ മാൻ എന്നു വിളിക്കാറുണ്ട്
ഇദ്ദേഹം കൃഷിയിൽ ആൾക്കാരെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് ഇന്നോവേഷൻസ് നടത്തിയിരുന്നു
ഇദ്ദേഹത്തിന്റെ പ്രയത്നത്തിലൂടെ ചെറുകിട കൃഷിക്കാർക്ക് ഏറെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്
ഇങ്ങനെയുള്ള വേറെയും ഒരുപാട് അൻസങ് ഹീറോസ് ഉണ്ട്
ഇവരുടെ സംഭാവനകളെ മാനിച്ച് രാജ്യം അവരെ ആദരിക്കുകയാണ്
നിങ്ങൾ തീർച്ചയായും ഇവരെകുറിച്ച് അറിയാൻ ശ്രമിക്കണം
നമുക്ക് ഇവരുടെ ജീവിതത്തിൽനിന്ന് പലതും പഠിക്കാനുണ്ടാകും
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ
അമൃത് മഹോത്സവത്തിൽ നിങ്ങളിൽ പല കൂട്ടുകാരും എനിക്ക് കത്തുകളും മെസ്സേജുകളും അയച്ചു
ഒരുപാട് നിർദ്ദേശങ്ങളും അറിയിച്ചു
ഈ കൂട്ടത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരനുഭവം ഉണ്ടായി
ഒരു കോടിയിലധികം വരുന്ന കുട്ടികൾ അവരുടെ മൻകി ബാത്ത് പോസ്റ്റ് കാർഡ് വഴി എഴുതി എനിക്ക് അയച്ചിരിക്കുകയാണ്
ഒരു കോടിയിലധികം വരുന്ന പോസ്റ്റ് കാർഡുകൾ രാജ്യത്തിന്റെ നാനാഭാഗത്ത് നിന്നും വിദേശത്ത് നിന്നും വന്നിട്ടുണ്ട്
ഈ പോസ്റ്റ് കാർഡുകളിൽ പലതും വായിക്കാൻ ഞാൻ സമയം കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട്
രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ പുതുതലമുറയുടെ കാഴ്ചപ്പാട് എത്ര വിശാലവും വലുതുമാണെന്ന് ഈ പോസ്റ്റ് കാർഡുകൾ കാണിക്കുന്നു
മൻ കി ബാത്ത് ശ്രോതാക്കൾക്കായി ഞാൻ ചില പോസ്റ്റ് കാർഡുകൾ മാറ്റിവെച്ചിട്ടുണ്ട്
അതു നിങ്ങളുമായി പങ്കുവെയ്ക്കാം
അസമിലെ ഗുവാഹത്തിയിൽ നിന്നുള്ള റിദ്ദിമ സ്വർഗിയാരിയുടെ പോസ്റ്റ് കാർഡ് ഇതിലൊന്നാണ്
റിദ്ദിമ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്
സ്വാതന്ത്ര്യത്തിന്റെ 100ാം വർഷത്തിൽ തനിക്ക് ഇങ്ങനെ ഇന്ത്യ കാണണമെന്ന് അവൾ എഴുതി
അത് ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള രാജ്യമാണ്
തീവ്രവാദത്തിൽനിന്ന് പൂർണ്ണമായും മുക്തമാണ്
100 ശതമാനം സാക്ഷരതയുള്ള രാജ്യങ്ങളിലൊന്നാണ്
അപകടങ്ങളൊന്നും സംഭവിക്കാത്ത രാജ്യമാണ്
കഴിവുള്ളതും സുസ്ഥിരസാങ്കേതികവിദ്യയിലൂടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കിയ രാജ്യവുമാണ്
റിദ്ദിമ നമ്മുടെ പെൺമക്കൾ എന്തു വിചാരിക്കുന്നുവോ
അവർ രാജ്യത്തെക്കുറിച്ച് കാണുന്ന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നു
എല്ലാവരുടെയും ശ്രമങ്ങൾ ചേരുമ്പോൾ നിങ്ങളുടെ യുവതലമുറ ഈ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കും
അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇന്ത്യയെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മാറ്റും
ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നിന്നുള്ള നവ്യാവർമ്മയുടെ പോസ്റ്റ് കാർഡും എനിക്ക് ലഭിച്ചിട്ടുണ്ട്
2047 ലെ ഇന്ത്യയെക്കുറിച്ചാണ് നവ്യയുടെ സ്വപ്നം എല്ലാവർക്കും മാന്യമായ ജീവിതം ലഭിക്കേണ്ട കാർഷിക സമൃദ്ധിയുള്ളതും അഴിമതിയില്ലാത്തതുമായ ഇന്ത്യയെന്നാണ് നവ്യ എഴുതിയിരിക്കുന്നത്
നവ്യാ രാജ്യത്തിനായുള്ള നിങ്ങളുടെ സ്വപ്നം വളരെ പ്രശംസനീയമാണ്
രാജ്യവും ഈ ദിശയിലേക്ക് അതിവേഗം നീങ്ങുകയാണ്
അഴിമതിരഹിത ഇന്ത്യയെക്കുറിച്ചാണ് താങ്കൾ പറഞ്ഞത്
അഴിമതി രാജ്യത്തെ ചിതൽപോലെ പൊള്ളയാക്കുന്നു
അതിൽനിന്ന് മോചനം നേടാൻ എന്തിന് 2047 വരെ കാത്തിരിക്കണം എല്ലാവരും ഇന്നത്തെ യുവജനങ്ങളോടൊരുമിച്ച് പ്രവർത്തിക്കണം
എത്രയുംവേഗം ഇതിനായി നാം നമ്മുടെ കടമകൾക്ക് മുൻഗണന നൽകേണ്ടത് വളരെ പ്രധാനമാണ്
കർത്തവ്യബോധം നമ്മുടെ കടമ തന്നെയാവണമെന്നതു പരമപ്രധാനം
അവിടെ അഴിമതി നാമ്പിടുകപോലുമില്ല
സുഹൃത്തുക്കളെ എന്റെ മുന്നിൽ ചെന്നൈയിൽ നിന്നുള്ള മുഹമ്മദ് ഇബ്രാഹിമിന്റെ പോസ്റ്റ് കാർഡുണ്ട്
2047 ൽ ഇന്ത്യയെ പ്രതിരോധരംഗത്തെ വലിയ ശക്തിയായി കാണാൻ ഇബ്രാഹിം ആഗ്രഹിക്കുന്നു
ചന്ദ്രനിൽ ഇന്ത്യയ്ക്ക് സ്വന്തമായി റിസർച്ച് ബേയ്സ് ഉണ്ടാകണമെന്നും ചൊവ്വയിൽ മനുഷ്യവാസം സാധ്യമാക്കുന്നതിനുള്ള പ്രയത്നം ഇന്ത്യ ആരംഭിക്കണമെന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നു
കൂടാതെ ഭൂമിയെ മലിനീകരണത്തിൽ നിന്ന് മുക്തമാക്കുന്നതിൽ ഇന്ത്യയ്ക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് ഇബ്രാഹിം കാണുന്നു
ഇബ്രാഹിം നിങ്ങളെപ്പോലുള്ള യുവാക്കൾ ഉള്ള ഒരു രാജ്യത്തിന് അസാധ്യമായി ഒന്നുമില്ല
സുഹൃത്തുക്കളേ മധ്യപ്രദേശിലെ റായ്സേനിലെ സരസ്വതി വിദ്യാമന്ദിറിലെ പത്താംക്ലാസ്സ് വിദ്യാർത്ഥിനിയാണ് ഭാവന
ആദ്യംതന്നെ ഞാൻ ഭാവനയോട് പറയുന്നു
നിങ്ങൾ നിങ്ങളുടെ പോസ്റ്റ് കാർഡ് ത്രിവർണ്ണ പതാകകൊണ്ട് അലങ്കരിച്ച രീതി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു
വിപ്ലവകാരിയായ ശിരീഷ് കുമാറിനെക്കുറിച്ചും ഭാവന എഴുതിയിട്ടുണ്ട്
സുഹൃത്തുക്കളേ ഗോവയിൽ നിന്ന് ലോറെൻഷിയോ പെരേരയുടെ പോസ്റ്റ് കാർഡ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്
ഈ കുട്ടി 12ാം ക്ലാസ്സിൽ പഠിക്കുന്നു
കുട്ടിയുടെ കത്തിലെ വിഷയം ഇതാണ്
സ്വാതന്ത്ര്യത്തിന്റെ അൻസങ് ഹീറോസ് അതിന്റെ ഹിന്ദി അർത്ഥമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്
ലോറൻഷിയോ എഴുതി ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്ത ധീരയായ സ്ത്രീകളിൽ ഒരാളായിരുന്നു ഭിക്കാജി കാമ
പെൺകുട്ടികളുടെ ശാക്തീകരണത്തിനായി അവർ രാജ്യത്തും വിദേശത്തും നിരവധി പ്രചാരണങ്ങൾ നടത്തി
നിരവധി പ്രചാരണങ്ങൾ സംഘടിപ്പിച്ചു
തീർച്ചയായും സ്വാതന്ത്ര്യസമരത്തിലെ ഏറ്റവും ധീരയായ സ്ത്രീകളിൽ ഒരാളായിരുന്നു ഭിക്കാജി കാമ
1907ൽ അവർ ജർമ്മനിയിൽ ത്രിവർണ്ണ പതാക ഉയർത്തി
ഈ ത്രിവർണ്ണ പതാക രൂപകൽപ്പന ചെയ്യുന്നതിൽ അവരെ പിന്തുണച്ച വ്യക്തി ശ്രീ ശ്യാംജി കൃഷ്ണവർമ്മയായിരുന്നു
ശ്രീ ശ്യാംജി കൃഷ്ണവർമ്മജി 1930ൽ ജനീവയിൽ വച്ച് അന്തരിച്ചു
ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനുശേഷം അദ്ദേഹത്തിന്റെ ചിതാഭസ്മം ഇന്ത്യയിലെത്തിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അവസാനത്തെ ആഗ്രഹം
1947ൽ സ്വാതന്ത്ര്യത്തിന്റെ രണ്ടാം ദിവസംതന്നെ അദ്ദേഹത്തിന്റെ ചിതാഭസ്മം തിരികെകൊണ്ടുവരേണ്ടതായിരുന്നുവെങ്കിലും അതു നടന്നില്ല
ഈ പുണ്യകർമ്മം എന്നിൽ നിക്ഷിപ്തമാക്കാൻ ഈശ്വരൻ ആഗ്രഹിച്ചിട്ടുണ്ടാവാം
അതിനുള്ള സൌഭാഗ്യം എനിക്കു ലഭിച്ചു
ഞാൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹത്തിന്റെ ചിതാഭസ്മം 2013ൽ ഇന്ത്യയിലെത്തിച്ചു
ശ്യാംജി കൃഷ്ണവർമ്മജിയുടെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ കച്ചിലെ മാണ്ഡവിയിൽ ഒരു സ്മാരകവും നിർമ്മിച്ചിട്ടുണ്ട്
സുഹൃത്തുക്കളെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ അമൃതോത്സവത്തിന്റെ ആവേശം നമ്മുടെ നാട്ടിൽ മാത്രമല്ല
ഇന്ത്യയുടെ സുഹൃദ് രാജ്യമായ ക്രൊയേഷ്യയിൽനിന്ന് എനിക്ക് 75 പോസ്റ്റ് കാർഡുകൾ ലഭിച്ചിട്ടുണ്ട്
ക്രൊയേഷ്യയിലെ സാഗ്രെബിലുള്ള സ്കൂൾ ഓഫ് അപ്പ്ഡ്ളൈഡ് ആർട്സ് ആൻഡ് ഡിസൈനിലെ വിദ്യാർത്ഥികൾ ഈ 75 കാർഡുകൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അയച്ച് അമൃതോത്സവത്തെ അഭിനന്ദിച്ചു
എല്ലാ നാട്ടുകാരുടേയുംപേരിൽ ക്രൊയേഷ്യയ്ക്കും അവിടുത്തെ ജനങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു
എന്റെ പ്രിയ ദേശവാസികളേ
ഇന്ത്യ വിദ്യാഭ്യാസത്തിന്റെയും വിജ്ഞാനത്തിന്റെയും നാടാണ്
നാം വിദ്യാഭ്യാസത്തെ പുസ്തകവിജ്ഞാനത്തിലൊതുക്കാതെ ജീവിതത്തിന്റെ സമഗ്ര അനുഭവമായി കാണുന്നു
നമ്മുടെ രാജ്യത്തെ മഹാന്മാർക്കും വിദ്യാഭ്യാസവുമായി അഗാധമായ ബന്ധമുണ്ട്
പണ്ഡിറ്റ് മദൻമോഹൻ മാളവ്യജി ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചപ്പോൾ ഗുജറാത്ത് വിദ്യാപീഠത്തിന്റെ നിർമ്മാണത്തിൽ മഹാത്മാഗാന്ധി ഒരു പ്രധാന പങ്കു വഹിച്ചു
ഗുജറാത്തിലെ ആനന്ദിൽ വളരെ മനോഹരമായൊരു സ്ഥലമുണ്ട്
വല്ലഭ് വിദ്യാനഗർ
സർദാർ പട്ടേലിന്റെ നിർബന്ധത്തിനുവഴങ്ങി അദ്ദേഹത്തിന്റെ രണ്ട് അനുയായികളായ ഭായ് കാക്കയും ഭീഖാ ഭായിയും അവിടെ യുവാക്കൾക്കായി വിദ്യാഭ്യാസകേന്ദ്രങ്ങൾ സ്ഥാപിച്ചു
അതുപോലെ ഗുരുദേവ് രവീന്ദ്രനാഥ് ടാഗോർ പശ്ചിമബംഗാളിൽ ശാന്തിനികേതൻ സ്ഥാപിച്ചു
മഹാരാജ് ഗേക്വാദും വിദ്യാഭ്യാസത്തിന്റെ തീവ്രപിന്തുണക്കാരിൽ ഒരാളായിരുന്നു
അദ്ദേഹം നിരവധി വിദ്യാഭ്യാസസ്ഥാപനങ്ങൾ നിർമ്മിക്കുകയും ഉന്നതവിദ്യാഭ്യാസത്തിനായി ഡോ
അംബേദ്കറും ശ്രീ അരബിന്ദോയും ഉൾപ്പെടെ നിരവധി വ്യക്തികളെ പ്രചോദിപ്പിക്കുകയും ചെയ്തു
അത്തരം മഹത്വ്യക്തികളുടെ പട്ടികയിൽ രാജാ മഹേന്ദ്രപ്രതാപ് സിംഗ്ജിയുടെ പേരും ഉണ്ട്
രാജാ മഹേന്ദ്രപ്രതാപ് സിംഗ് തന്റെ വീട് ഒരു ടെക്നിക്കൽ സ്കൂൾ സ്ഥാപിക്കുന്നതിനായി കൈമാറി
അലിഗഢിലും
മഥുരയിലും വിദ്യാഭ്യാസകേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നതിന് അദ്ദേഹം ധാരാളം സാമ്പത്തികസഹായങ്ങൾ നൽകി
അദ്ദേഹത്തിന്റെ പേരിൽ അലീഗഡിൽ ഒരു സർവ്വകലാശാലയുടെ ശിലാസ്ഥാപനം നടത്താനുള്ള ഭാഗ്യം എനിക്കുണ്ടായി
വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചം ജനങ്ങളിലേയ്ക്ക് എത്തിക്കാനുള്ള അതേ ചൈതന്യം ഇന്നും ഇന്ത്യയിൽ പുലരുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്
ഈ ചിന്തയിലെ ഏറ്റവും മനോഹരമായ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ അതായത് വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഈ അവബോധം സമൂഹത്തിലെ എല്ലാ തലങ്ങളിലും ദൃശ്യമാണ്
തമിഴ്നാട്ടിലെ തിരുപ്പൂർ ജില്ലയിലെ ഉദുമൽപ്പേട്ട് ബ്ലോക്കിൽ താമസിക്കുന്ന തായമ്മാൾജിയുടെ ഉദാഹരണം വളരെ പ്രചോദനകരമാണ്
തായമ്മാൾജിക്ക് സ്വന്തമായി ഭൂമിയില്ല
വർഷങ്ങളായി ഇളനീർ വിറ്റ് ഉപജീവനം നടത്തുകയാണ് അവർ
സാമ്പത്തികസ്ഥിതി നല്ലതല്ലായിരിക്കാം
പക്ഷേ മകനെയും മകളെയും പഠിപ്പിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറായില്ല
ചിന്നവീരംപട്ടി പഞ്ചായത്ത് യൂണിയൻ മിഡിൽ സ്കൂളിലാണ് അവരുടെ മക്കൾ പഠിച്ചിരുന്നത്
ഒരു ദിവസം സ്കൂളിൽ രക്ഷിതാക്കളുമായി നടത്തിയ ചർച്ചയിൽ ക്ലാസ്സ് മുറികളുടെയും സ്കൂളിന്റെയും അവസ്ഥ മെച്ചപ്പെടുത്തണമെന്നും സ്കൂളിൽ അടിസ്ഥാനസൌകര്യങ്ങൾ ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു
തായമ്മാൾജിയും ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു
അവർ എല്ലാം കേട്ടു
ഈ പ്രവർത്തിക്കുള്ള പണത്തിന്റെ ദൌർലഭ്യം കാരണം ചർച്ച വീണ്ടും നിലച്ചു
ഇതിനുശേഷം അവർ എന്താണ് ചെയ്തതെന്ന് ആർക്കും സങ്കൽപ്പിക്കാൻ പോലും കഴിയില്ല
ഇളനീർ വിറ്റ് കുറച്ച് മൂലധനം സ്വരൂപിച്ച തായമ്മാൾജി സ്കൂളിനായി ഒരു ലക്ഷം രൂപ സംഭാവന ചെയ്തു
തീർച്ചയായും ഇത് ചെയ്യുന്നതിന് ഒരു വലിയ ഹൃദയവും സേവനമനസ്കതയും ആവശ്യമാണ്
ഇപ്പോഴുള്ള സ്കൂളിൽ എട്ടാം ക്ലാസ്സ് വരെയുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ടെന്ന് തായമ്മാൾജി പറയുന്നു
ഇനി സ്കൂളിന്റെ അടിസ്ഥാനസൌകര്യങ്ങൾ മെച്ചപ്പെടുമ്പോൾ ഇവിടെ ഹയർസെക്കണ്ടറി വിദ്യാഭ്യാസം ആരംഭിക്കും
നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ അതേ വസ്തുതതന്നെയാണ് ഇവിടെ പ്രസക്തം
യുവിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയുടെ സമാനമായ സംഭാവനയെക്കുറിച്ചും ഞാൻ അറിഞ്ഞിട്ടുണ്ട്
യുവിന്റെ പൂർവ്വവിദ്യാർത്ഥി ജയ്ചൌധരി ഒരു ദശലക്ഷം ഡോളർ അതായത് ഏകദേശം ഏഴര കോടിരൂപയാണ് ഐ
യു ഫൌണ്ടേഷന് സംഭാവന നൽകിയത്
സുഹൃത്തുക്കളേ നമ്മുടെ നാട്ടിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് സമൂഹത്തോടുള്ള തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന ധാരാളം ആളുകൾ ഉണ്ട്
ഉന്നതവിദ്യാഭ്യാസമേഖലയിൽ പ്രത്യേകിച്ചും നമ്മുടെ വിവിധ ഐ
കളിൽ ഇത്തരം ശ്രമങ്ങൾ തുടർച്ചയായി കാണപ്പെടുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്
കേന്ദ്ര സർവ്വകലാശാലകളിലും ഇത്തരം പ്രചോദനാത്മകമായ ഉദാഹരണങ്ങൾക്ക് കുറവില്ല
ഇത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മുതൽ രാജ്യത്ത് വിദ്യാഞ്ജലി അഭിയാനും ആരംഭിച്ചിട്ടുണ്ട്
വിവിധ സംഘടനകൾ സി
സ്വകാര്യമേഖല എന്നിവയുടെ പങ്കാളിത്തത്തോടെ രാജ്യത്തുടനീളമുള്ള സ്കൂളുകളിലെ വിദ്യാഭ്യാസനിലവാരം മെച്ചപ്പെടുത്തുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം
സാമൂഹിക പങ്കാളിത്തത്തിന്റെയും ഉടമസ്ഥതയുടെയും അന്തസത്തയെ പ്രോത്സാഹിപ്പിക്കുകയാണ് വിദ്യാഞ്ജലി
നിങ്ങളുടെ സ്കൂൾ കോളേജ് എന്നിവയുമായി നിരന്തരം ബന്ധപ്പെട്ടിരിക്കാൻ നിങ്ങളുടെ കഴിവിനനുസരിച്ച് എന്തെങ്കിലും സംഭാവന ചെയ്യാൻ അനുഭവത്തിലൂടെ മാത്രമേ സന്തോഷവും സംതൃപ്തിയും വെളിവാകുകയുള്ളൂ
എന്റെ പ്രിയദേശവാസികളേ
പ്രകൃതിയോടുള്ള സ്നേഹവും എല്ലാ ജീവജാലങ്ങളോടുള്ള കരുണയും നമ്മുടെ സംസ്കാരവും സഹജമായ സ്വഭാവവുമാണ്
അടുത്തിടെ മദ്ധ്യപ്രദേശിലെ പെഞ്ച് കടുവാസങ്കേതത്തിലെ ഒരു കടുവ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ഈ സംസ്കാരത്തിന്റെ ഒരു നേർക്കാഴ്ച കണ്ടു
കോളർകടുവ എന്നാണ് ആളുകൾ ഇതിനെ വിളിച്ചിരുന്നത്
വനം വകുപ്പ് ഇതിന് ടി
15 എന്നാണ് പേരിട്ടിരുന്നത്
ഈ കടുവയുടെ മരണം സ്വന്തമായ ആരോ ലോകം വിട്ടുപോയതുപോലെ ആളുകളെ വികാരഭരിതരാക്കി
ആളുകൾ അതിന്റെ അന്ത്യകർമ്മങ്ങൾ നടത്തി
പൂർണ്ണമായ ആദരവോടെയും വാത്സല്യത്തോടെയും വിട നൽകി
സോഷ്യൽമീഡിയയിൽ ഈ ചിത്രങ്ങൾ നിങ്ങളും കണ്ടിട്ടുണ്ടാവും
പ്രകൃതിയോടും മൃഗങ്ങളോടും ഇന്ത്യാക്കാരായ നമ്മുടെ ഈ സ്നേഹം ലോകമെമ്പാടും വളരെയധികം വിലമതിക്കപ്പെട്ടു
കോളർ കടുവ തന്റെ ജീവിതകാലത്ത് 29 കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും 25 കുഞ്ഞുങ്ങളെ വളർത്തുകയും ചെയ്തു
ടി15 ന്റെ ഈ ജീവിതം നമ്മൾ ആഘോഷിക്കുകയും അവൾ ഈ ലോകത്തോട് വിടപറഞ്ഞപ്പോൾ വൈകാരികമായ യാത്രയയപ്പ് നൽകുകയും ചെയ്തു
ഇതാണ് ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രത്യേകത
എല്ലാ ജീവികളെയും നമ്മൾ സ്നേഹിക്കുന്നു
ഇക്കുറി റിപ്പബ്ലിക്ദിനപരേഡിലും സമാനമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്
ഈ പരേഡിൽ രാഷ്ട്രപതിയുടെ അംഗരക്ഷകരുടെ ചാർജ്ജർ കുതിരയായ വിരാട് തന്റെ അവസാന പരേഡിൽ പങ്കെടുത്തു
2003ൽ രാഷ്ട്രപതിഭവനിലെത്തിയ വിരാട് റിപ്പബ്ലിക്ദിനത്തിൽ കമാൻഡന്റ് ചാർജ്ജറായി എല്ലാത്തവണയും പരേഡിന് നേതൃത്വം നൽകിയിരുന്നു
ഓരോ വിദേശരാഷ്ട്രത്തലവനേയും രാഷ്ട്രപതിഭവനിൽ സ്വാഗതം ചെയ്യുമ്പോഴും വിരാട് ഈ കൃത്യം നിർവ്വഹിച്ചിരുന്നു
ഈ വർഷം സൈനികദിനത്തിൽ കരസേനാമേധാവിയുടെ സി
കമന്റേഷൻ കാർഡും വിരാടിന് ലഭിച്ചു
വിരാടിന്റെ മഹത്തായ സേവനങ്ങൾ കണക്കിലെടുത്ത് വിരമിച്ചതിനുശേഷം അതിനുസമാനമായി ഗംഭീരമായ യാത്രയയപ്പ് നൽകി
എന്റെ പ്രിയ ദേശവാസികളേ
ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ ഉദാത്തമായ ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ഫലങ്ങളും കണ്ടെത്താനാകും
ഇതിന്റെ മികച്ച ഉദാഹരണമാണ് അസമിൽനിന്ന് പുറത്തുവന്നിരിക്കുന്നത്
അസമിന്റെ പേര് പറയുമ്പോൾതന്നെ തേയിലത്തോട്ടത്തേയും നിരവധി ദേശീയപാർക്കുകളെയും കുറിച്ചാണ് ചിന്തവരുന്നത്
ഇതോടൊപ്പം ഒറ്റക്കൊമ്പുള്ള കാണ്ടാമൃഗത്തിന്റെ ചിത്രവും നമ്മുടെ മനസ്സിൽ വരും
ഒറ്റക്കൊമ്പുള്ള കാണ്ടാമൃഗം എല്ലായ്പ്പോഴും അസാമീസ് സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം
ഭാരതരത്ന ഭൂപൻ ഹസാരികയുടെ ഈ ഗാനം ഓരോ കാതിലും മുഴങ്ങും

സുഹൃത്തുക്കളേ ഈ ഗാനത്തിന്റെ അർത്ഥം വളരെ പ്രസക്തമാണ്
ആനകളുടെയും കടുവകളുടെയും വാസസ്ഥലമായ കാസിരംഗയുടെ പച്ചപ്പുള്ള ചുറ്റുപാടിൽ ഒറ്റക്കൊമ്പുള്ള കാണ്ടാമൃഗത്തെ ഭൂമിയിൽ കാണുന്നു പക്ഷികളുടെ ശ്രുതിമധുരമായ കളാരവം കേൾക്കുന്നു
എന്നാണ് ഈ ഗാനത്തിൽ പറയുന്നത്
അസാമിലെ ലോകപ്രശസ്ത കൈത്തറിയിൽ നെയ്ത മൂംഗാ ഏറി വസ്ത്രങ്ങളിലും ഇവയുടെ ചിത്രം കാണാം
അസാമിന്റെ സംസ്കാരത്തിൽ ഇത്രയും മഹത്വമുള്ള കാണ്ടാമൃഗത്തിനും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടിവന്നു
2013ൽ 37ഉം 2014ൽ 32ഉം കാണ്ടാമൃഗങ്ങളെയാണ് വനംകൊള്ളക്കാർ കൊന്നത്
ഈ വെല്ലുവിളിയെ നേരിടാൻ അസം സർക്കാരിന്റെ പ്രത്യേക ശ്രമങ്ങളോടെ കഴിഞ്ഞ ഏഴു വർഷമായി കാണ്ടാമൃഗവേട്ടയ്ക്കെതിരെ ഒരു വലിയ പ്രചാരണം ആരംഭിച്ചു
കഴിഞ്ഞ സെപ്റ്റംബർ 22ന് ലോക കാണ്ടാമൃഗദിനത്തോടനുബന്ധിച്ച് കള്ളക്കടത്തുകാരിൽനിന്ന് പിടിച്ചെടുത്ത 2400ലധികം കൊമ്പുകൾ കത്തിച്ചു
ഇത് കള്ളക്കടത്തുകാർക്കുള്ള കർശന സന്ദേശമായിരുന്നു
ഇപ്പോൾ അസാമിൽ കാണ്ടാമൃഗങ്ങളെ വേട്ടയാടുന്നത് ഗണ്യമായി കുറഞ്ഞുവന്നിരിക്കുന്നത് അത്തരം ശ്രമങ്ങളുടെ ഫലമായാണ്
2013ൽ 37 കാണ്ടാമൃഗങ്ങൾ വേട്ടയാടപ്പെട്ടപ്പോൾ 2020ൽ 2 ഉം 2021ൽ 1 ഉം മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ
കാണ്ടാമൃഗത്തെ രക്ഷിക്കാനുള്ള അസമിലെ ജനങ്ങളുടെ ദൃഢനിശ്ചയത്തെ ഞാൻ അഭിനന്ദിക്കുന്നു
സുഹൃത്തുക്കളേ ഇന്ത്യൻ സംസ്കാരത്തിന്റെ വൈവിധ്യമാർന്ന നിറങ്ങളും ആത്മീയതയും ലോകമെമ്പാടുമുള്ള ആളുകളെ എന്നും ആകർഷിച്ചിട്ടുണ്ട്
അമേരിക്ക കാനഡ ദുബായ്
സിംഗപ്പൂർ പടിഞ്ഞാറൻ യൂറോപ്പ് ജപ്പാൻ എന്നിവിടങ്ങളിൽ ഇന്ത്യൻ സംസ്കാരം വളരെ പ്രചാരത്തിൽ ഉണ്ടെന്ന് ഞാൻ നിങ്ങളോടു പറഞ്ഞാൽ അത് വളരെ സാധാരണമാണെന്ന് നിങ്ങൾക്കു തോന്നും
നിങ്ങൾ അതിശയിക്കില്ല
പക്ഷേ ലാറ്റിൻ അമേരിക്കയിലും തെക്കേ അമേരിക്കയിലും ഇന്ത്യൻ സംസ്കാരത്തിന് വലിയ ആകർഷണമുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും ചിന്തിക്കും
മെക്സിക്കോയിൽ ഖാദിയെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യവും ബ്രസീലിൽ ഇന്ത്യൻ പാരമ്പര്യത്തെ ജനകീയമാക്കാനുള്ള ശ്രമത്തെക്കുറിച്ചും നമ്മൾ നേരത്തേ മൻ കി ബാത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്
ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് അർജന്റീനയിൽ ഉയരുന്ന ഇന്ത്യൻ സംസ്കാരത്തിന്റെ പതാകയെക്കുറിച്ചാണ്
അർജന്റീനയിൽ നമ്മുടെ സംസ്കാരത്തിന് വലിയ പ്രിയമുണ്ട്
2018ൽ അർജന്റീന സന്ദർശനവേളയിൽ ഞാൻ ഒരു യോഗ പരിപാടിയിൽ പങ്കെടുത്തു
യോഗ ഫോർ പീസ് ഇവിടെ അർജന്റീനയിൽ ഹസ്തിനപൂർ ഫൌണ്ടേഷൻ എന്ന പേരിൽ ഒരു സംഘടനയുണ്ട്
അർജന്റീനയിൽ ഹസ്തിനപൂർ ഫൌണ്ടേഷൻ എന്നു കേട്ടാൽ നിങ്ങൾ ആശ്ചര്യപ്പെടും
അവിടെ ഇന്ത്യൻ വേദപാരമ്പര്യങ്ങളുടെ വ്യാപനത്തിനായി ഈ ഫൌണ്ടേഷൻ പ്രവർത്തിക്കുന്നു
40 വർഷം മുമ്പ് പ്രൊഫ
ഐഡ ആൽബ്രട്ട് എന്ന മഹതിയാണ് ഇത് സ്ഥാപിച്ചത്
ഐഡ ആൽബർട്ടിന് ഇന്ന് 90 വയസ്സ് തികയുകയാണ്
ഇന്ത്യയുമായുള്ള അവരുടെ ബന്ധം എങ്ങിനെയുണ്ടായി എന്നുള്ളതും വളരെ രസകരമാണ്
അവർക്ക് 18 വയസ്സുള്ളപ്പോൾ ആദ്യമായി ഇന്ത്യൻ സംസ്കാരത്തെ പരിചയപ്പെട്ടു
ഭഗവദ്ഗീതയേയും ഉപനിഷത്തുകളെയുംകുറിച്ച് ആഴത്തിൽ അറിയാൻ ഇന്ത്യയിൽ അവർ ധാരാളം സമയം ചെലവഴിച്ചു
ഇന്ന് ഹസ്തിനപൂർ ഫൌണ്ടേഷന് അർജന്റീനയിലും മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും നാൽപ്പതിനായിരത്തിലധികം അംഗങ്ങളും മുപ്പതോളം ശാഖകളും ഉണ്ട്
ഹസ്തിനപൂർ ഫൌണ്ടേഷൻ സ്പാനീഷ് ഭാഷയിൽ നൂറിലധികം വേദസംബന്ധമായ തത്വശാസ്ത്രഗ്രന്ഥങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്
അവരുടെ ആശ്രമവും വളരെ ആകർഷകമാണ്
അവിടെ 12 ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്
അതിൽ നിരവധി ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങളുണ്ട്
ഇതിന്റെയെല്ലാം കേന്ദ്രത്തിൽ സന്യാസീധ്യാനത്തിനായി നിർമ്മിച്ച ഒരു ക്ഷേത്രം കൂടിയുണ്ട്
സുഹൃത്തുക്കളേ നമ്മുടെ സംക്കാരം നമുക്കുമാത്രമല്ല ലോകത്തിനാകെ അമൂല്യമായ പൈതൃകമാണെന്നതിന് ഇങ്ങനെ നൂറുകണക്കിന് ഉദാഹരണമുണ്ട്
ലോകമെമ്പാടുമുള്ള ആളുകൾ നമ്മുടെ സംസ്ക്കാരത്തെ അറിയാനും മനസ്സിലാക്കാനും ജീവിക്കാനും ആഗ്രഹിക്കുന്നു
നമ്മുടെ സാംസ്ക്കാരികപൈതൃകം പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാനും എല്ലാ ജനങ്ങളിലേയ്ക്കും എത്തിക്കാനും ശ്രമിക്കണം
എന്റെ പ്രിയദേശവാസികളേ
ഇപ്പോൾ നിങ്ങളോട് പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു
നിങ്ങൾക്ക് ഒരേ സമയം എത്ര പുഷപ്പുകൾ ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കുക
ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് തീർച്ചയായും നിങ്ങളെ അത്ഭുതപ്പെടുത്തും
മണിപ്പൂരിൽ 24 കാരനായ ധൌണോജം നിരഞ്ജോയ് സിംഗ് ഒരു മിനിട്ടിൽ 109 പുഷപ്പുകൾ എടുത്ത് റെക്കോർഡ് സ്ഥാപിച്ചു
അദ്ദേഹത്തിന് റെക്കോർഡ് തകർക്കുന്നത് പുതിയ കാര്യമല്ല
ഇതിനു മുമ്പ് ഒരു മിനിട്ടിൽ ഒരു കൈകൊണ്ട് ഏറ്റവും കൂടുതൽ നക്കിൾ പുഷപ്പുകൾ ചെയ്തയാളെന്ന റെക്കോർഡ് അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു
നിങ്ങൾ നിരഞ്ജോയ് സിംഗിൽ നിന്ന് പ്രചോദനമുൾക്കൊണ്ട് ശാരീരിക ക്ഷമത നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുമെന്ന് എനിക്കുറപ്പുണ്ട്
സുഹൃത്തുക്കളെ ലഡാക്കിനെക്കുറിച്ചും അഭിമാനകരമായ ഒരു വിവരം നിങ്ങളുമായി പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു
ആകർഷകമായ ഓപ്പൺ സിന്തറ്റിക് ട്രാക്കും ആസ്ട്രോടർഫ് ഫുട്ബോൾ സ്റ്റേഡിയവുംകൊണ്ട് ലഡാക്ക് ഉടൻ അനുഗ്രഹിക്കപ്പെടും
പതിനായിരം അടിയിലധികം ഉയരത്തിലാണ് ഈ സ്റ്റേഡിയം നിർമ്മിക്കുന്നത്
മുപ്പതിനായിരം കാണികൾക്ക് ഒരുമിച്ചിരിക്കാവുന്ന ലഡാക്കിലെ ഏറ്റവും വലിയ ഓപ്പൺ സ്റ്റേഡിയമാണിത്
ലഡാക്കിലെ ആധുനിക ഫുട്ബാൾ സ്റ്റേഡിയത്തിൽ എട്ട് ലൈനുകളുള്ള സിന്തറ്റിക് ട്രാക്കുണ്ടാകും
ഇതിനു പുറമേ ആയിരം കിടക്കകളുള്ള ഹോസ്റ്റൽ സൌകര്യവുമുണ്ടാകും
ഫുട്ബാളിലെ ഏറ്റവും വലിയ സംഘടനയായ ഫിഫയുടെ സാക്ഷ്യപത്രവും ഈ സ്റ്റേഡിയത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നറിയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാകും
ഇത്രയും വലിയ സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുമ്പോൾ അതിലൂടെ ഈ രാജ്യത്തെ യുവാക്കൾക്ക് മികച്ച അവസരങ്ങളാണ് ലഭിക്കുന്നത്
അതോടൊപ്പം ഇങ്ങനെയുള്ള സൌകര്യങ്ങൾ ഉള്ളിടത്ത് രാജ്യത്തിന്റെ നാനാഭാഗത്തുനിന്നും ആളുകൾ വരികയും പോകുകയും ചെയ്യുന്നു
ടൂറിസം പ്രോത്സാഹിപ്പിക്കപ്പെടുകയും അങ്ങിനെ നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു
ലഡാക്കിലെ നിരവധി യുവാക്കൾക്കും സ്റ്റേഡിയം പ്രയോജനപ്പെടും
എന്റെ പ്രിയ ദേശവാസികളേ ഇത്തവണത്തെ മൻ കി ബാത്തിൽ നമ്മൾ പല വിഷയങ്ങളും സംസാരിച്ചു
ഈ സമയത്ത് എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു വിഷയംകൂടിയുണ്ട്
കൊറോണയുടെ പുതിയ തരംഗവുമായി ഇന്ത്യ മികച്ച രീതിയിൽപോരാടുകയാണ്
ഇതുവരെ നാലരകോടിയോളം കുട്ടികൾക്ക് വാക്സിൻ ലഭിച്ചു എന്നത് അഭിമാനകരമാണ്
ഇതിനർത്ഥം 15 നും 18 നും ഇടയിൽ പ്രായമുള്ള 60 ശതമാനം യുവാക്കൾക്ക് മൂന്നോ നാലോ ആഴ്ചകൾക്കുള്ളിൽ വാക്സിനുകൾ ലഭിച്ചിട്ടുണ്ട്
ഇത് നമ്മുടെ യുവാക്കളെ സംരക്ഷിക്കുക മാത്രമല്ല അവരുടെ പഠനം തുടരാൻ സഹായിക്കുകയും ചെയ്യും
20 ദിവസത്തിനുള്ളിൽ ഒരു കോടി ആളുകൾ മുൻകരുതൽ ഡോസ് എടുത്തു എന്നതാണ് മറ്റൊരു നല്ല കാര്യം
നമ്മുടെ രാജ്യത്തിന്റെ വാക്സിനിലുള്ള ജനങ്ങളുടെ ഈ വിശ്വാസമാണ് നമ്മുടെ വലിയ ശക്തി
ഇപ്പോൾ കൊറോണബാധയുടെ കേസുകളും കുറയാൻ തുടങ്ങിയിരിക്കുന്നു
ഇത് വളരെ നല്ല അടയാളമാണ്
ജനങ്ങൾ സുരക്ഷിതരായിരിക്കണം
രാജ്യത്തിന്റെ സാമ്പത്തികപ്രവർത്തനങ്ങളുടെ വേഗത നിലനിർത്തണം
ഇതാണ് ഓരോ ദേശവാസികളുടെയും ആഗ്രഹം
നിങ്ങൾക്ക് ഇതിനകംതന്നെ അറിയാം
മൻ കി ബാത്തിൽ ചില കാര്യങ്ങൾ എനിക്ക് പറയാതിരിക്കാൻ ആവില്ല
സ്വച്ഛതാ അഭിയാൻ
നമ്മൾ മറക്കരുത്
ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിനെതിരെയുള്ള പ്രചാരണം ത്വരിതപ്പെടുത്തണം
ഇത് പ്രധാനമാണ്
വോക്കൽ ഫോർ ലോക്കൽ എന്ന മന്ത്രം നമ്മുടെ ഉത്തരവാദിത്തമാണ്
ആത്മ നിർഭർ ഭാരതത്തിന്റെ വിജയത്തിനായി നാം പൂർണ്ണഹൃദയത്തോടെ പ്രവർത്തിക്കണം
നമ്മുടെ എല്ലാവരുടെയും പരിശ്രമത്തിലൂടെ രാജ്യം വികസനത്തിന്റെ പുതിയ ഉയരങ്ങളിലെത്തും
ഈ ആഗ്രഹത്തോടെ ഞാൻ വിട പറയുന്നു
വളരെയധികം നന്ദി